ആഹ് നല്ല വിശേഷങ്ങള് മഴയല്ലേ ഞാൻ ചെറിയ കൃഷി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിക്കുവായിരുന്നു.

ആഹാ കൃഷിയാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിനോദം കൃഷിയാണെന്ന് പറയാം എങ്ങനുണ്ട് അവിടെ ഉണ്ടോ കൃഷിയൊക്കെ?

ഇവിടെ എനിക്ക് കൃഷിയോട് വല്യ താൽപ്പര്യമില്ല പക്ഷെ വീട്ടില് അമ്മ നല്ലായിട്ട് ചെയ്യുന്നുണ്ട് അമ്മ ഈ പച്ചക്കറികളായാലും ഏയ് റേ പൂക്കളായാലും എന്തായാലും ഏഹ് ഈ ഈ നടുന്നേനൊക്കെ നല്ല താൽപ്പര്യമുള്ളതാണ് അമ്മയ്ക്ക്. ഞാൻ വിചാരിച്ചു കൊറച്ച് കിഴങ്ങുകളൊക്കെ നട്ടാലോന്ന് ഇപ്പൊ വൃശ്ചിക മാസം തൊടങ്ങീലെ ഇനി ഇപ്പൊ നമ്മള് തൃക്കാർത്തിക ആകുമ്പോ നമ്മള് എല്ലാ കിഴങ്ങുകളും എല്ലാം ആഹ് മൂത്ത് പാകമായിക്കാണും അപ്പൊ അതൊക്കെ വിളവെടുക്കല് കാച്ചില്, ചേന, ചേമ്പ്, കപ്പ, മധുര കിഴങ്ങ്

അതെല്ലാം വിളവെടുക്കൂലോ അപ്പൊ അതിന്റെ നടുതലകള് വരൂലോ. ഇപ്പ ആ മഴ പെയ്ത മണ്ണും നനഞ്ഞ് ഇരിക്കുന്നുണ്ട് പക്ഷെ ആ തുലാ മഴ പോയതുകൊണ്ട് വല്യ മഴയില്ല കിഴങ്ങ് ചീഞ്ഞും പോവില്ല.

ഇപ്പൊ നടാനുള്ളത് എത്ര കാലത്തിനകം ആകും കിഴങ്ങൊക്കെ? ഇപ്പൊ നട്ടാല് ഏതാണ്ട് ഒര് ഒരു വർഷം വേണ്ട പത്ത് മാസോക്കെ മതി ചെലത് വൃശ്ചിക മാസം കഴിഞ്ഞിട്ടാ നടുന്നേ ഇപ്പൊ എടുത്ത് ചേനയോക്കെ കഷ്ണാക്കിയിട്ട് ചേമ്പും ചാണകോക്കെ പുരട്ടിയിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടീട്ട് വയ്ക്കും.

അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ഒന്ന് കാത്തിരുന്നിട്ടാണ് നടുന്നത് പക്ഷെ കാച്ചിലിന്റെ ഒക്കെ ആ മൂപ്പ് തട്ടി ആ വള്ളിയൊക്കെ പെട്ടെന്ന് നടണ്ടി വരും. മധുര കിഴങ്ങ് അതൊക്കെ പെട്ടെന്ന് നടണ്ടതായിട്ട് വരും.

ഇതുവരെ അപ്പൊ വേറെ എന്തൊക്കെ നട്ടിട്ടുണ്ട് പച്ചക്കറി കിഴങ്ങുകളൊക്കെ? പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് അധികം സ്ഥലം ഇല്ല ഇതിപ്പെ ഏഹ് നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ട് ഏഹ് കമ്പിവേലി അടിച്ചിട്ട് അതില് ചട്ടികള് തൂക്കിയിട്ട് ഒരുപാട് പൂച്ചെടികള് അങ്ങനെയുള്ള കുറേ ഇലച്ചെടികളൊക്കെ ധാരളം ഉണ്ട്.

ഈ ചേമ്പ്, ചേന, കിഴങ്ങൊക്കെ ആണെങ്കില് നമുക്ക് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നതെങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക്ക് ചാക്കിലോ അല്ലാന്നുണ്ടെങ്കില് അങ്ങനെ എന്തെങ്കിലും കവറിലൊക്കെ നമ്മള് മണ്ണ് നറച്ചിട്ട്

മണ്ണും ചാണകവും ചകിരിച്ചോറും ഒക്കെ നറച്ചിട്ട് നടുവാ ചെയ്യുന്നത്. അതിന് അധികം സ്ഥലം വേണ്ട. ഇത് നമ്മള് നടുമ്പോ ഉള്ളൊരു സമയത്തിന്റെ ദുരിതേ ഉള്ളു അത് നമ്മള് ആരെങ്കിലും ഒരാളെ കൂടെ നമ്മള് സഹായത്തിന് വിളിച്ചിട്ട് നമ്മള് നടുന്നു. ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? കൃഷിയെന്ന് പറഞ്ഞാ കൊറച്ച് ബുദ്ധിമുട്ടുള്ള പണിയല്ലേ? പിന്നെ നമ്മള് എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് നനച്ച് കൊടുക്കണം മഴയില്ലാത്തപ്പോ പിന്നെ ആഴ്ചയില് ഒരിക്കല് വളം ചെയ്യണം അത്രയൊക്കെ ഉള്ളു.

എപ്പോ മുതലാ കൃഷി ചെയ്ത് തൊടങ്ങിയെ വീട്ടില് ആരെങ്കിലൊക്കെ ചെയ്യുവായിരുന്നോ കൊച്ചിലെ? ആഹ് വീട് പൊതുവെ ഒരു കൃഷിക്കാരുടെ വീട് ആണെന്ന് പറയാം. എപ്പഴും അത് ഇങ്ങനെ ചെറിയ രീതിയിലല്ല വലിയ രീതിയില് ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. മത്ത ആയിട്ടും, നെല്ലായിട്ടും തേങ്ങാ അങ്ങനെയൊക്കെ അത് വല്യ രീതിയിലാണ് ഒരുപാട് പറമ്പില് ഒരുപാട് കൃഷികള്.

ഇവിടെ ചെടികള് എനിക്ക് കറക്റ്റ് ഈ പേരുകളൊന്നും കൃത്യായിട്ട് എനിക്കറിയില്ല. എന്നാലും എന്തെക്കെയോ പച്ചക്കറികളൊക്കെ അമ്മ നട്‌ ഇവിടെ വെണ്ടേടെ നാ വെണ്ട കിട്ടീട്ടുണ്ട് നട്ടിട്ട് ആഹ് ഈ വഴുതനങ്ങ കിട്ടീട്ടുണ്ട്, തക്കാളി കൊറച്ച് പിന്നെ കുരുമുളകുണ്ട്, കുരുമുളക് അത്യാവശ്യം ഉണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ പറഞ്ഞപോലെ സ്ഥലമില്ല ഒരുപാട് നട്ടുപിടിപ്പിക്കാനും പിന്നെ സമയവും ഇല്ല. ഞാൻ ഇതിലൊന്നും വല്യ എനിക്ക് കഴിവില്ല ഇങ്ങനെ കൃഷി നടത്തിക്കൊണ്ട് പോവാൻ അപ്പൊ ഞാൻ ചെയ്താലും അത് ശരിയായി വരില്ല. അത് നമ്മള് കൊറച്ചൊരു സമയം കണ്ടെത്തിയാൽ മതി കൃഷി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിന് വല്യ കീടങ്ങളുടെ ശല്യം ഒന്നും വരുന്നില്ലാന്നുള്ളങ്കിയാല് വേറെ ബുദ്ധിമുട്ടൊന്നും വരാനില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്ത് കൊടുക്കുക അത്രയെക്കെ ഉള്ളു അത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇപ്പൊ കിട്ടും അത് നമ്മള് നനയ്ക്കുന്നതിന്റെ കൂടെ വെള്ളത്തി കലക്കി കുറച്ച് തളിച്ച് കൊടുത്താൽ മതി. ഉം അത് ശരിയാണ് ഇങ്ങനെ നോക്കുമ്പോ ഈ ഇപ്പൊ ഉം ധാരാളം വിഷം ഒക്കെ അടിച്ചട്ടലെ എല്ലാ പച്ചക്കറിയൊക്കെ വരുന്നേ അതൊക്കെ വച്ച് നോക്കുമ്പോ കൊറച്ച് പണി ബുദ്ധിമുട്ടാണെങ്കി പോലും വീട്ടിൽ തന്നെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കുന്നതാണ് എല്ലാ എല്ലാം കൊണ്ടും നല്ലത്.

പച്ചക്കറികള് ഇഷ്ട്ടമല്ലെങ്കിൽ പോലും നമുക്ക് ഈ പച്ചില ചെടികളോ ഒക്കെ നട്ടുകഴിഞ്ഞാല് അതിൽ നിന്നും നമുക്ക് ഒരു പ്രാണവായു കിട്ടുവല്ലോ ശ്വസിക്കാനുള്ളത്. അതാണ് മാത്രമല്ല ഈ കിളികൾക്കായാലും കൊച്ചുകൊച്ചു ഇങ്ങനത്തെ ജീവികൾക്കായാലും അതുകൊണ്ട് ജീവിച്ചും പോകാം നമുക്ക് മാത്രം അല്ല അതുകൊണ്ട് ജീവിച്ച് പോകാം. നമ്മള് പൂച്ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കില് മൂളക്ക കുരുവി തേന്‍ കുരുവി അവര്‍ക്കൊക്കെ ജീവിക്കാം ചിത്രശലഭങ്ങള് എന്റെ വീട്ടില് ഇപ്പഴും ചിത്രശലഭങ്ങളുണ്ട് ഒരു പതിനൊന്ന് മണിവരെ. പൂക്കള് അധികം പൂവൊന്നും ഇല്ല എന്നാൽ പോലും അത് വിരിയുന്ന സമയത്ത് അവരുണ്ട്.

ഉം പിന്നെ ഇലകളിലെ പുഴുവിനെ ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് കൊറച്ച് വണ്ണാത്തിക്കിളി, കുരുവി ഉം അങ്ങനെ വേറെ കുറച്ച്. ആവട്ടെ ആവട്ടെ ഭക്ഷണം കഴിച്ചിട്ട് വിളി ആഹ് പിന്നെ വേറെ എന്തുണ്ട്? ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കായിരുന്നു ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം.